പിന്നേ ഏ എല്ലൊം എന്താ പറയാ കൈകാര്യം ചെയ്യും ശീലോ ഇല് ചെലപ്പോ ചെലപ്പോ അടിച്ചൊക്കെ കളയും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 അത് ഞാ രണ്ട് number കൊടുത്തിട്ടേര് personal number മറ്റേ number ഉം കോടതിട്ടവരെ രണ്ടും

ഇത് കം ഇത് company number ആന്ന് മറ്റേത് ഇത് personal number തന്നെ അഞ്ചരവരെ company number ല് വിളിക്ക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

ആ കാശ്മീരിന് യാത്ര പോവാനില്ല പെണ്ണാണ് എന്താ പറയാ full ഉം എന്താ പറയാ set ആക്കി

മഞ്ഞു വാരി ഇതാകണം മഞ്ഞു കൊണ്ടരണം പെയിസ ഏർ പെയിസ എല്ലും കൊടുത്ത് full എന്താ പറയാ

കരഞ്ഞു പയിസ കിട്ടി പൈസ കൊടുക്കുമ്പക്കിലോ ഒരാഴ്‌ചത്തേക്ക് test possittive അത് പിന്നെ ആ എന്നിട്ടാണ് അവള് വിളിച് അവള് വിളിച് കരച്ചിലായി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 കാശ്മീരും ഇല്ല എന്നിട്ടല്ലേ അവള് പറഞ്ഞെ എന്താ പറഞ്ഞെ അന്നെങ്കിൽ എന്താന്നു

അവള് എന്തോ പേരും പറഞ്ഞിന് ആൺ മറ്റേ മക്കക്ക് ഇടാൻ വേണ്ടിയിട്ട് അതായത് കുടകിലെ trip trip ബന്ധപ്പെട്ട് എന്തോ പേരും പറഞ്ഞിന് എനിക്കത് ഓർമ്മയില്ല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

ഇല്ല വി വിജ്യ ഏട്ടൻ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടേ

അതോണ്ട് അവളാ അതും പറഞ് സമാധാനിപ്പിച് എന്നിട്ട് നമ്മ train ഇങ്ങന പോന്ന എന്നിട്ട് അവിട അങ്ങന എത്തി കോയിക്കോട്

ഞാന് രാവില നല്ല രാവില നല്ല പുട്ടു ചെമ്മീന് കറി ഒക്കെ അടിച്ചിട്ട വന്നേ നീ പുട്ടു എല്ലൊം കഴിച്ചിട്ട് വന്നേ നമ്മള് ആകെ ഒരു glass ചായ കുടിച്ചിട്ട് വന്ന് എന്നിട്ടോ നിന്നേം കാത്തുനിന്ന് നീ വയ്യേ പറയുന്നെ ഞാ പുട്ടു roast എല്ലൊം കഴിച്ചിട്ട് വരുന്നേ ''അമ്മ ആക്കി തന്നൂന്ന് biscuit പിര പിരാന്ത് അങ് പിടിച്ചോയി ചായ biscuit അ ആ അത് നീ ഇതോടു bus ന് കാത്തുന്നു എന്തോന്ന് ബാലുശ്ശേരി bus അ ആദ്യം ഒരു bus അല്ലെ നമ്മള് ആദ്യം കേറിയത് ബാലുശ്ശേരി

ആ ഓർമ്മ ഇണ്ട എന്നിട്ട് ബാലുശ്ശേരി bus കേറി ആടുന്നു ആടത്തെക്ക് പോയി ട്ര bus ല് comedy piece ണ്ട്

ആ ഏറ്റം വല്ല back ല് ഇരുന്ന പറപ്പിച്ചു

ticket എല്ലൊം speeching പോലെ പൊന്നുണ്ടായേനെ എന്നിട്ട് അങ്ങന 'അമ്മ അവിട ഒരു മെഴ്‌സീര്യമ്പോൾ അല്ലെ food കഴിച്ചേ എട നിനക്ക് ആ bus ല് cleaner ഉണ്ടായ ശനി ഓർമ ഇണ്ട കൈമേൽ

എന്നിട്ടു നമ്മള് അവിടെ നിന്ന് കീഞ്ഞ സമയത് ആ എന്നട്ട് food കഴിക്കാൻ പോയി നല്ല പൊരിഞ്ഞ പൊറോട്ട

ആഡ്‌ന്നല്ല food കഴിക്ക ആടുന്നു 'അമ്മ ഇറങ്യപ്പാടു ഒരു കുഞ്ഞി പാട്ട bus വന്നുല്ലേ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

ആ കുഞ്ഞി bus എനിട്ട്‌ നമ്മോട് പറഞ്ഞു left side ന്ന് ഒരു bus വരു എന്നിട്ട് സഹല് പറഞ്ഞു അങ്ങോട്ട് പോണം പറഞ്ഞോണ്ട് നമ്മള് സഹല് പൊതയില്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 എന്നിട്ട് ആ പൊറോട്ട എന്താ പറയാ എറച്ചി ഒരു രക്ഷേ ഇല്ല നല്ല രണ്ടാമത് പറഞ്ഞ പൊറോട്ട നല്ല അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടു നല്ല പൊരിഞ്ഞിട്ടു ഇങ്ങന നല്ല tyre പത്തല് കൂട്ടി ഇങ്ങനെ പിടിച്ചിട്ട്

ഫിറാസ് ഏ ഞമ്മക്ക ഇന്ന് പൊറോട്ട beef കൂട്ടി വന്നാലോ ആയിന്ടെ എടക്കല്ലേ രക്ഷപെട്ടേ ഷാരൂഖ് ഒന്നും കൈക്കാത്തൊണ്ട്

ഓ അഴിന് നമ്മക്ക് എന്നെ കിട്ടി പിന്നേം ചായാല് നല്ല ചൂടോടെ ചായ കുടിച്

എന്നിട്ട് order ഇല്ല auto പിടിച്ചിട് എന്നിട്ട് എങ്ങാനോ ഉന്തി ഉന്ത ഉന്തി എങ്ങനെല്ലോ ആട എത്തി

എന്നിട്ട് അവിടുന്നോ ആ auto ക്കാരെ അവിടംവരെ എത്തിക്കുന്ന ഇല്ലാണ്ടാക്കീട് ഇവര് അനില് ആ ആടാനിന്നിട്ട് പറഞ്ഞു side ല് നല്ല കാഴ്ച ഇൻഡ് നടന്നു നടന്നു മനുഷ്യന്റെ ഊപ്പാട് ഇളകി ഒരു ആവശ്യം ഇല്ല അനങ്ങാണ്ട് അയെ auto പിടിച് തിരിച് വരുമ്പോൾ നടന്നമതിയെനും എന്നിട്ട് അവിട എത്തീട്ട് ticket പോവുന്ന വഴിക്ക് നീ ഒരു comedy തള്ളിയെ ഓർമ ഇല്ലേ

ഒരു നീ ഒരു പെണ്ണിനെ കണ്ടിട്ട് ആ അ ആരെന് ഒച്ചത്തിൽ പറഞ്ഞിട്ട് ആ പെണ്ണിനെ അറിയിച്ചില്ലേ ഇഞ് ആ ഞാൻ പറയണ്ടേ നീ അല്ലെ നോട്ടം ഇട്ടേ പറഞ്ഞിട്ട് ഇല്ല അയിന്റെ ഇടക്ക് തന്നെ പോയിട്ട് ആ മഞ്ഞ കുപ്പായം ഇല്ലേ ന്ന്ആ പെണ്ണ് ആ പെണ്ണ് കേട്ടിട്ട് തിരിഞ്ഞു നോക്കീൻഡ്

ആ തിരിഞ് നോക്കീട് നീ എന്നെ അല്ലെ ആട ഇരുന്നു കൊറേ സമയം വർത്തനല്ലോ പറഞ്ഞിട്ട് photo എല്ലൊം എടുത്ത് കൊടുത്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 അപ്പൊ നമ്മള് ഒച്ചതില് പറഞ്ഞതാണ് കുറ്റം നീ photo എടുത്തെല് എടാ അവർക്ക് picture വരച്ചു കൊടുക്കണ്ടേ നിനക് ആ painting ഓ അങ്ങനത്തെ ഒരു സാദനം ഓ പറയണ്ടാലെ എന്ടെ ഈ ചെങ്ങായി instagram ല് ഇല്ല നമുക്ക് അതൊന്നും ഇല്ല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

സ video കുതിരെന്റെ back ലെ ഓടിയിട്ട് പുല്ലിന്റെ ഇടക്കെ ഓടിട്ടില്ല ഏർ ആഹ് അയിന്റെ ഇടക്ക് ഞാൻ പോ അവർ വേറെ ചിത്ര ഞാന് post ചെയ്തർന്നല്ലോ ആ മറ്റേ വരച്ചത് ആ അത് പിന്നെ ഞാനല്ലേ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 ഓ ആയി ഞാൻ പറയാൻ പോവാ എന്ത് രസാടാ അത് എന്താന്ന് ഒന്നും പറയണ്ട ടാറ്റ പറയൽ photo എടുപ്പ് അമ്മേൻറേം മോളതും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

ബുദ്ധി ഇല്ലാത്തത് ഞാൻ പറഞ്ഞിന് എന്റെ മോനെ ആ പോഴ പോഴാ കടന്നത് ഒന്നും ഓർമ്മ ഇല്ലേ നിനിക്ക് പോഴ അപ്പ്രത്തേക്ക് കടന്നത് ഓർമ്മ ഇല്ലേ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 കരിഞ്ഞ ഓ അമ്മെ അമ്മേന്നെല്ലും വിളിച് ബുദ്ധി ഇല്ലതെനോട് ഞാൻ അന്നേരെ പറഞ്ഞിന് ആട നിന്ന മതി ആട നിന്ന മതീന്ന് ഒരേ നിർബന്ധം എനിക്ക് അപ്രത്തെക്ക് കടക്കണം വീതി എന്താ പറയാ video എടുക്കന്ന പറഞ്ഞെ ഒരു ഉം എന്നിട്ട് അപ്രത്തെക്ക് വന്നിട്ട് ആണെങ്കിൽ ആട അനങ്ങാണ്ട് ഇരുന്നു പിന്നെ എന്തെല്ല തൊടങ്ങി ഓൾ ഒരവശ്യോം ഇല്ലാണ്ട് ആയാൽ പിന്നെ അയിനാ ഇടക്ക് കാണുന്നില്ല പിന്നെ എദ്യോ പോയി ആ video എടുക്കാൻ പോയിന്ന പറഞ്ഞെ വള്ളം ണ്=മറ്റേ തായലെക്ക് പോന്ന വള്ളം തായലെക്ക് പൊന്നെ മറ്റേ ആ കുയിന്റെ ഉള്ളിൽ phone ഇട്ട് ഇങ്ങനെ എടുത്ത് മറ്റേ മോഹൽലാൽ വരുന്ന പോലത്തെ mobile എറിയായിരിക് വേള്ളതിന്ന് ഓന്റെ ഒരു രക്ഷേമ എല്ലാ നോക്കിട് ഓന്റെ ആയതിന്റെ ഇടക്ക് അവിടെ ഒരു team കണ്ടിട്ട് ഉണ്ടാർണണ്ടോ ഓ നമ്മ ഇപ്പ്രത് നമ്മ ഈപ്രത് നല്ല വഴി വച്ചിട്ട് ആ പാറമ്മാ കേറിയത് ഓർമ്മ ഇന്ത സഹ്ല കെട്ടിയത് ഈല് ഈല് ഈ ആ ഈലെ നമ്മ പോയവന്ന് പറഞ്ഞട്ട് ശരി കെട്ടിയത് അമ്മക്ക് അപ്പ്രത്തേക്കു പോയപ്പോ ഇവല് ഇതിലെ കൊണ്ടപ്പോള് ആ അതെന്നെ പക്ഷെ അന്ന് നല്ല വെള്ളം കിട്ടീന് ആ നല്ല mineral മറ്റേ ദുല്കർസൽമാൻ പറയുന്ന പോല completemineral

ഒരു രക്ഷ ഇല് വെള്ളോം ആടുന്നു എടുത്തു കല്ലും പെറുക്കി കല്ല് എല്ലൊം ഷാരു ഷാരു bag കൊണ്ടോയ ഓർമ ഇല്ലേ ഷാരു ഇങ്ങ പറഞ്ഞീന് കണ്ടിട്ട് എന്നിട്ട് അന്ന് ഇട്ട് നടക്കുമ്പോൾ പറയേം ചെയ്ത് ഒന്ന്പി എടക്കട ഇടക്ക്‌ ഇടക്ക്ന്നെ bag ഉം

police വരട്ടെ പറഞ് bus കേറിട്ടു ന്നെ ഇട്ട് എന്ടെ പൊന്നോ നാട്ടാര് എല്ലൊം അയിന് നമ്മൾ അവ്ട്ന്ന് കീഞ്ഞില്ലേ നമ്മള നാട് എത്യേരം ബാക്കി അവര് നോക്കൊന്ന് പറഞ്ഞെ എന്തായിന്നു അറിയ ആയിന്ടെ എടക്കല്ലേ സഹല് സഹാലോ മറ്റോ അടിക്കാൻ നോക്കുന്നുണ്ടായേനെ മറ്റേ ശോ ഇർഫാനും ഞാനും പയ്യന്നൂർ post അടിച്ചു നിക്കുന്ന സമയത് സ അല്ലേല് shirt ഓടെ കുത്തോ ചെയ്ത അയാള നാട്ടാര് ആണേ പറയണ്ട ചെയ്ത കിട്ടാൻ കാത്തുക്ക അടിക്കാന് മറ്റേ അമ്മളെ മധു ന്റെ ഇതോളൊക്കെ

ഓ മധു ന്റെ case ഇല്ലേ ഒരു just ഇത് എടുത്തെന് നാട്ടാര് എന്നിട്ട് അത് മരണപെട്ട് അത് കണക്കായിരിക്കും ഇവരെ കൂടി നാട്ടാരെ കൈമേല് കൊടുത്താല് എന്താ ഒന്നിനും എന്താന്ന് അറിയൂല എന്താ കഥ ഒന്നും അറിയൂല എന്താ പ്രശ്‌നം ഇങ്ങനെ ഇരിക്കണം അതാ main ആ അതോണ്ട് പിന്നാ ഇങ്ങനെ വെച്ചോടത്തില്ല ചെങ്ങായീനെ അയിന്റെ എടക്ക് നമ്മള് എങ്ങന വീട്ടില് എത്തി മ്മള് എത്ര മണിക്ക എത്യ തോന്നുന്നു മ്മള് സമയം ഏഴു മണിയാ അങ്ങനെ നിങ്ങള് എത്ര മണിക്ക എത്യ അപ്പൊ

ഷാരു ൻറെ സ്ഥലത്അ നിയാ അനിയൻ കൂട്ടാന് വന്നക്ക്

ആ അനിയന് കുട്ടി ഞാന് ആ പ്രശ്നം എല്ലൊം കഴിഞ്ഞീട് ബക്രീദും വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി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 അനെ കല്ല് കൊടുക്കാന്ആ ണേല് ഓനിക്ക് എടുത്തൽപോരെ വെറുതെ അമ്മളെ കഷ്ട്ടപെടുത്തി പക്ഷേ trip അത് നല്ല ഒരു vibe ആയീനും ശെരിയായ ഒരു ഓർമ എന്താ പറയാ ഓ അവ കശ്‍മീര് പൊണ്ണേന്കാട്ടും നല്ലെ അവിടെ പോയതായീനി നല്ല പൊറോട്ട beef എല്ലൊം അടിച് എല്ലൊം പോ

ശെരിയാ perfect എന്താ പറയാ ശെരിയായ trip ആയിനും അത് എന്താ പറയാ

ഓറ് പന്ത്രണ്ടായിരം കൊടുത്തിട്ടു പോയി നമ്മള് വെറും എണ്ണൂറു ഉർപ്യക്ക് മൊത്തത്തില് കറങ്ങി കൊയ്‌ക്കോടും കറങ്ങി food എല്ലൊം കഴിച് set നല്ല ഓർമയോട് വന്നു അങ്ങന ആ trip കഴിഞ് ആ super ആ

hello ആ പറയ് ഞമ്മള് പറയാൻ പോണത് എന്താ യാത്രാനുഭവങ്ങൾ ഇല്ലേ

അനക്ക് കൊറേ യാത്രാനുഭവങ്ങളൊക്കെ ഇല്ലേ

ആ അയിന പറ്റിയിട്ടാണ് പറയണ്

പറയി എടാ ഞാനെയ് college ന്നൊക്കെ കൊറേ യാത്രേയതല്ലേ college ന്ന് ഒന്നും യാത്ര ചെയ്തില്ലടാ മണ്ട. school ല് പഠിച്ചപ്പോഴാണ് ആകെയായിട്ട് ചെയ്തേ. അഹ് നല്ല സംസാരം സംസാരിക്കു. okay ടാ പിന്നേയ്.

ഏടിക്ക പോവാ

എവിടുക്ക് പോവാ? ഞമ്മക്ക് എവിടുക്കാ പോവാ ഇജ്ജ് പറയി ഊട്ടി പോണോ? മൈസൂർ കൊച്ചി വ

കൊച്ചി ആവുമ്പൊ standard ഉള്ള സ്ഥലാണല്ലോ ഇല്ലാട ഇല്ല. paisa ക്ക് tight ഇല്ലാ. മ്മ്

ആ പോവാലോ എത്ര എടുക്കണം?

paisa ക്കെ എത്ര എടുക്കണ്ടേ ന്ന്‌ . ഒര് അഞ്ഞൂറ് ഉറുപ്യ കൊണ്ട് പൊയ്‌ക്കോട ചെർക്ക ഏ. അവിടെ എന്തൊക്കെ ഇല്ലത്? അവടെ എന്താ അവിടെ view ഇല്ലാ. അതാണ് ചടങ്ങ്.

ആ view ഇല്ല. view ഇല്ലടുത്തക്ക് വേണൊ . view ഇല്ലടത്തിക്ക് പോവാ ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഏടുക്ക പോവാ?

ഒരു പടച്ചവന്റ ഭൂമിയില് എത്ര സ്ഥലിണ്ട് ഇപ്പൊ എവിടുക്ക പോവാന്ന് കിട്ടണില്ലാ?

ലണ്ടനാർക്ക് english അറിയോ

hello hello

പിന്നേ

കേൾക്കിണ്ട് ഇയ്യ്‌ അവ്ട്ന്ന് reply തെർന്നില്ലേന്നു. ആ ഇജ്ജ് എവടക്കേലു ഒക്കെ പോയത് എന്തേലും പറയ്